ആടീ ഞാനിന്നലെ ഞാനിപ്പോ രണ്ട് മൂന്ന് ദിവസായിട്ട് എന്റെ അമ്മേന്റെ വീട്ടിലായ്ര്രുന്നു എടാ അവിടൊക്കെ എന്ത് രസാന്നറിയാവോ എന്ത് നല്ല കാലാവസ്ഥയാ അധികം ചൂടൂല്ലാ നല്ല തണുപ്പ് എത്ര ഉച്ചക്കെറങ്ങിയാലും നല്ല തണുപ്പ് ഒക്കെയായിട്ട് നമ്മദിവിടെയൊക്കെയാണെങ്കി ഒരു പത്ത് മണിക്ക് ശേഷം പോലും എറങ്ങിയാ വെയർത്ത് കുളിക്കും മനുഷ്യൻ അത്പോലത്തെ ആ അതെ ആ അതെ നമ്മുടിവിടെ ഫയങ്കര ചൂടാണ് ഒന്ന് പൊറത്തോട്ടെറെങ്ങാൻ പോലും തോന്നത്തില്ല ഈ ചൂടും ഏ പൊടിയെല്ലാം കാരണം നമുക്കൊന്നെറങ്ങാൻ പോലും തോന്നത്തില്ല ആന്നെ ശരിയാണെന്ന് തണല് വൃക്ഷങ്ങൾ പോലും ഇല്ലാതായികൊണ്ടിരിക്കാ ഇവിടെ നറച്ച് മരങ്ങളും പാടോം കാരണം നമുക്ക് വീടിന്റുള്ളി ഇരിക്കാ തന്നെ തോന്നത്തില്ല പ്പൊ പൊറത്തെറങ്ങിയ എപ്പോഴും ആൾക്കാരോട് സംസാരിക്കാനും അവരോട് എടപെഴുകാനൊക്കെ തോന്നും അത്പോലെന്നെ നല്ല ആൾക്കാരും നമ്മടെ ഇവടയാണെങ്കി ഇപ്പൊ ഓരോ ദിവസം കൂടുന്തോറും നഗരത്തിലെ മരങ്ങളൊക്കെ മുറിച്ചോണ്ടിരിക്കാണ് ഞാൻ ആലോയ്ക്കുന്നെ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എന്ത്കൊണ്ടവര് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്

നമ്മൾക്കും ദോഷമാണെന്ന് ഇവരാരും വിചാരിക്കുന്നു പോലൂല്ല ആ ഇതെല്ലാം ഏ ന നല്ല പൊടീം എല്ലാ കാര്യങ്ങളൊക്കെ ആയതോണ്ട് നമുക്ക് ഭാവീല് ഇതെല്ലാം നമുക്ക് വേണ്ടതാണല്ലൊ അതെ അയിനെ കുറിച്ചൊന്നും ആരും തന്നെ ഇപ്പൊ ചിന്തിക്കാറ് കൂടീല്ല ഓരോരോ വാർത്തകള് കേക്കുമ്പഴത്തേക്കും പേടിയാവ എങ്ങനെയാണ് നമ്മടെ നാളെ നമ്മടെ പ്രകൃതി എങ്ങനെയാവും പ്രകൃതീന്ന് തന്നെ ഒരുപാട് അസുഖങ്ങള് തന്നെ വരും ഇപ്പൊ ഡെൽഹീലെ കാര്യങ്ങളോർത്താലും ഒന്ന് ഏ പുറത്തെറങ്ങാൻ പോലും പറ്റില്ല ശ്വസിക്കുന്ന വായുവിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലായിക്കൊണ്ടിരിക്കാണ് അതെ എന്തോരം വാർത്തകളാ ഓരോ ദെവസോം നമ്മള് കേക്കുന്നത് ഇന്നിതൊക്കെ മുറിച്ച് മാറ്റിയ നമുക്ക് നാളെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ

ആ ഇപ്പഴെ നമ്മളിതിന് വേണ്ടി എന്തെങ്കിലൊക്കെ ചെയ്തില്ലെങ്കിലെ ഈ മരങ്ങളൊക്ക ഞമ്മള് വെച്ച് പിടിപ്പിക്കാ വേണ്ടെ ഇനിയും നമ്മൾടെ ഏ ഇവിട്ത്തെ വായു ശുദ്ധമാകാനൊക്കെ വേണ്ടി ഇനിയുമൊരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണമെന്നാ പഠനങ്ങള് വരെ പറയുന്നത് പക്ഷെ നമ്മടാൾക്കാരതിന് വിപരീതമായിട്ടാ ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് നമ്മടിവിടെ ഏ മരങ്ങള് മുറിച്ച് മാറ്റി ഓരോ ബിൽഡിങ്ങള് പണിഞോണ്ടിരിക്കുകയാണ് ഉം കെട്ടിടങ്ങള് മാനം മുട്ടുന്തോറും നമ്മളുടെ മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമീല് ഇല്ലാതായി കൊണ്ടിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത് തനിക്കെങ്ങ എന്താ ഇതിനെ കുറിച്ചഭിപ്രായം എനിക്ക് ഫയങ്കര മോശഭിപ്രായാണ് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് മരങ്ങളുണ്ടെങ്കിലല്ലെ ഭാവീല് ഇനിയും നല്ല നല്ല തലമൊറകൾക്ക് ജീവിക്കാൻ പറ്റുള്ളു

നമ്മടെ രാജ്യത്തിന് തന്നെ പല ഭാഗങ്ങൾലായിട്ട് എന്തോരം മനുഷ്യരാണ് പ്രകൃതി ദുരന്തങ്ങൾലും അത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവയെല്ലാം വരുന്നെതെന്നാണ് ഒരു സത്യം അതെ ഈ കഴിഞ്ഞ ദെവസങ്ങള് നമ്മള് ന്യൂസില് കേക്കുന്ന കാര്യങ്ങളാണ് മണ്ണ് എടുക്കുന്നത് ആ അങ്ങനെ വീട്കളൊക്കെ അവടന്ന് മാറ്റേണ്ടി വരുന്ന അവസ്ഥ അത് ഈ മലമ്പ്രദേശങ്ങൾലൊക്കെ ഞാനും വാർത്തയൊക്കെ വായിച്ചു ഉരുൾപൊട്ടലും അത് പോലൊരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ കാലാവസ്ഥക്കും പ്രകൃതിക്കും വേണ്ടി നമുക്ക് ചിയ്യാൻ പറ്റുന്നത്ര ആർക്കും ചിയ്യാൻ പറ്റില്ല നമ്മള് മനു നമ്മള് മനുഷ്യര് വേണം അത് ചിന്തിച്ച്‌ ഇനിയും മുന്നോട്ട് പോവാനായിട്ട് ഞാനോർക്ക ഗ്രാമങ്ങൾലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊറവാണെങ്കിലും അവര് ഏ ഏ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനായിട്ട് പലപ്പഴും ശ്രമിക്കാറുണ്ട്

നമ്മള് നഗരത്തിലാൾക്കാർക്ക് ഏ അവര് പഠിക്കുന്നുണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച് പക്ഷെ അവര് അത് ഏ ഒരു പ്രാവർത്തികമാക്കാൻ പ്രാവർത്തികമാക്കൻ ഏ പറ്റുന്നില്ല അവരെ കൊണ്ട് അതെ അവർക്ക് ഇങ്ങനെ ജീവിക്കാനായിട്ട് ഒരു മരം വെട്ടുന്നതൊന്നും അവർക്ക് പ്രശ്നമല്ലല്ലോ അതെ ആ ഒരു മരം നമ്മൾടെ ഭൂമീലെത്രത്തോളം ആ പ്രാധാന്യമുണ്ടെന്ന് വരും കാലങ്ങൾല് നമുക്ക് മനസ്സിലാവും എന്താ നമ്മള് ചെയ്തീനൊക്കെ തിരിച്ചടിയായിട്ടോരോരോ കാര്യങ്ങളും വന്നോണ്ടിരിക്കാണല്ലോ അതെ ഇവിടെപ്പോ ഓരോ മരം മുറിച്ച് മാറ്റുമ്പഴും പകര അതിന് ഒരൊമ്പത് മരം വെക്കണമെന്ന് പണ്ട് പറ ആദ്യല്ലാരും പറയുന്നതല്ലാതെ ആരും അതൊന്നും പ്രവർത്തിക്കുന്നില്ല ശെരിയാണ് പ്പൊ പഴം പഴമൊഴികളൊക്കെ ഒരുപാട്ണ്ട് പക്ഷെ അതെല്ലാം ആ നടപ്പിലാവുന്നില്ല അതാണ് പ്രശ്‌നം അപ്പെന്നെങ്കിലും നല്ല ഒരു നാട് നാളത്തെ തലമുറക്ക് കൊടുക്കാനുണ്ടാവും ന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ വേറൊന്നും പറ്റില്ല നമ്മളെകൊണ്ട്